ആഹ് അതേല്ലേ അങ്ങനെയാണ് ല്ലേ ഈ Mumbai Indians ഏർ എന്ന team ഇന്റെ captain ആരാണ്? Mumbai Indian എന്ന team ഇന്റെ captain ഏർ രോഹിത് ശര്‍മ്മയാണ് Mumbai Indiansteam ഇന്റെ ആദ്യത്തെ captain തുടക്കകാലത്തെ captain സച്ചിന്‍ ടെണ്ടുല്‍ക്കര്‍ ആയിരുന്നു. പിന്നീട് അദ്ദേഹം‍ വിരമിക്കുകയും അതിനു ശേഷമാണ് രോഹിത് ശര്‍മ്മ വരുകയും രോഹിത് ശര്‍മ്മേനെ പറ്റി പറയുകയാണെങ്കിലും മുംബൈയിൽ മുംബൈയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതല്‍ leading ഇല്‍ നേടിയ താരമാണ് എല്ലാ കളിച്ച, ആറ് IPLfinal ഉകളിലും ആറും ജയിച്ച ഏക കളിക്കാരന്‍ കൂടിയാണ് രോഹിത് ശര്‍മ്മ. അദ്ദേഹത്തിന്റെ captain സിയിലാണ് Mumbai Indians അഞ്ച് കിരീടങ്ങളും നേടിയിട്ടുള്ളത്. ആഹ് അതെല്ലേ അങ്ങനെയൊക്കെ ആണ് ല്ലേ. ഏർ പിന്നെ എനിക്ക് അറിയാന്‍ ഉള്ളത് ഈ team ഉകള്‍ എല്ലാം ഒരുമിച്ച് ചേര്‍ന്നാണ് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത് അല്ലേ? ഈ team ഉകളിലെ പ്രധാന കളിക്കാരായവരെ ഇന്ത്യയിലെ select ര്‍മാര്‍ തെരഞ്ഞെടുക്കുകയും അവര്‍ അവര്‍ അവർ ഏർ ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയും ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ആഹ് അതേല്ലേ, ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോള്‍ ഏതൊക്കെ team ഇലെ captain മാരെ ആണ് ഏർ തെരഞ്ഞെടുക്കാറുള്ളത്? ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോള്‍ അങ്ങനെയൊന്നുമില്ല. ഏറ്റവും കളി~കളിക്കുന്ന captain മാരെയും, കളിക്കാരെയും ആണ് തെരഞ്ഞെടുക്കുന്നത്. ഇപ്പോള്‍ Indian team ഇന്‍റെ നിലവിലെ captain ആയ രോഹിത് ശര്‍മ്മ പിന്നീട് ഏർ Royal challengers Bangalore ന്‍റെ മുന്‍ captain ആയ വിരാട് കൊഹിലിയും എന്നിവരാണ്‌ Indian team ഇന്‍റെ ഇപ്പോഴത്തെ പ്രധാന നെടുംതൂണുകള്‍. ആഹ് അതേല്ലേ, വിരാട് കോഹിലിയെ പറ്റി താങ്കള്‍ക്ക് എന്താണ് പറയാന്‍ ഉള്ളത്? അദ്ദേഹം ഏതു നിലയിലുള്ള കളിക്കാരനാണ്? അദ്ദേഹത്തിന്‍റെ teamIPL ഇല് cup നേടിയിട്ടുണ്ടോ? വിരാട് കോഹിലിയെ പറ്റി പറയുകയാ~പറഞ്ഞാല്‍ അദ്ദേഹം ഒരു best player ആണ്. ഇപ്പോഴത്തെ ഏറ്റവും best player കളില്‍ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമ്മള്‍ എല്ലാവരും വിളിക്കുന്നത് run machine എന്നാണ്. കാരണം, അദ്ദേഹം ഒരുപാടു runs ഉകള്‍ നേടിയിട്ടുണ്ട്. അന്താരാഷ്‌ട്ര cricket ഇല്‍ ഒരുപാട് runs നേടിയ വ്യക്തികളില്‍ ഒരാളാണ്. IPL ഇല്‍ ഒരുപാട് runs നേടിയ വ്യക്തിയാണ്. പിന്നീട് സച്ചിന്‍റെ record ഇന് ഒപ്പവും എത്തിയ വ്യക്തി കൂടിയാണ് വിരാട് കോഹിലി. പിന്നീടു അദ്ദേഹത്തിന്‍റെ team ആയ Royal Challengers Bangalore ഇതുവരെ ആയിട്ടും ഒരു IPL കിരീടവും നേടിയിട്ടില്ല. അതാണ്‌ നമുക്ക് ഏറ്റവും കൂടുതല്‍ വെഷമാമാക്കുന്ന ഒരു കാര്യം. ആഹ് അതേല്ലേ, ഈ IPL ഇത് കളിക്കാന്‍ എത്ര team ആണ് ഉണ്ടായിരിക്കുക? ആഹ് എത്ര തവണ നമ്മള്‍ ഓരോ team ഉകളും കളിക്കും. IPL കളിക്കാന്‍ കഴിഞ്ഞ season വരെ എട്ട് team ഉകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോ ഈ കഴിഞ്ഞ season മുതല്‍ രണ്ടു team ഉകള്‍ അധികം വന്നു. ഇപ്പോള്‍ പത്ത് team ഉകളാണ് കളിക്കുന്നത്.

കഴിഞ്ഞ season ഇല്‍ ഹാര്‍ദിക് പാണ്ടേ എന്ന captain ന്റെ കീഴില്‍ രാജസ്ഥാ~ Gujarat Titans ആയിരുന്നു win ചെയ്തിരുന്നത്. ആഹ് അതേല്ലേ, പിന്നെ താങ്കള്‍ക്ക് ഏതൊക്കെ കളിക്കാരനെ കുറിച്ചാണ് പറയാനുള്ളത്? താങ്കള്‍ ഇനി ഇവരല്ലാതെ വേറെ ഏതെങ്കിലും ഏർ നല്ല അറിയപ്പെട്ട അഹ് കളിക്കാരുണ്ടോ? ഇവരല്ലാതെ നമ്മുടെ ഏർ നമുക്കറിയപ്പെടുന്ന cricket ഇന്‍റെ best~best player ആയ ഓസ്ട്രിയന്‍ കളിക്കാരനായ റിക്കി പോണ്ടിംഗ്. അദ്ദേഹം ഒരു മികച്ച കളിക്കാരനാണ്. അദ്ദേഹമാണ് ഓസ്ട്രേലിയക്ക് ഏറ്റവും കൂടുതല്‍ കിരീടങ്ങള്‍ നേടി കൊടുത്ത താരം. പിന്നെ ഓസ്ട്രേലിയയെ പറ്റി പറയുകയാണെങ്കില്‍ cricket ഇലെ ഏറ്റവും എല്ലാ കാലത്തെയും best team എന്ന് പറയുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. കാരണം അവര്‍ ഒരുപാട് അന്താരാഷ്ട്ര കിരീടങ്ങള്‍ നേടിയിട്ടുള്ള team ആണ്. പിന്നീടു ഇംഗ്ലണ്ടിനെ പറ്റി പറയുകയാണെ~ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ~ഇംഗ്ലണ്ട് പറയുന്നത് cricket ഉത്ഭവിച്ച~ഉത്ഭവിക്കാനുള്ള കാരണം തന്നെ ഇംഗ്ലണ്ട് എന്ന സ്ഥലമാണ്‌. അവരുടെ team ഉം best team ആണ്. ഇനി വരുന്ന world cup ഇല്‍ ഏർ ഇവരെയെല്ലാം നമ്മള്‍ ഭയക്കണം. കാരണം, ഇവരുടെയെല്ലാം team ഉകള്‍ അതിശക്തമായ team ഉകളാണ്. ആഹ് അതേല്ലേ, അങ്ങനെയാണെങ്കില്‍ താങ്കള്‍ IP ഇല്‍ ഏതു താരത്തിന്‍റെ ആരാധകനാണ്? ഏത് team ഇനെ ആണ് താങ്കള്‍ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. ഞാന്‍ ഏർ ഞാന്‍ ആരാധിക്കുന്ന team Mumbai Indians എന്ന team ആണ്. എനിക്ക് ഏറ്റവും കൂടുതല്‍ ഇഷ്ടമുള്ള കളിക്കാരന്‍ രോഹിത് ശര്‍മ്മയാണ്. കാരണം, Mumbai Indians ഇനെ ഞാൻ ഇഷ്ടപ്പെടാന്‍ കാരണം എനിക്ക് സച്ചിന്‍ ടെണ്ടുല്‍ക്കറെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഏർ അദ്ദേഹത്തിന്‍റെ team ആയ Mumbai Indians വന്നതോട് കൂടിയാണ് ഞാന്‍ Mumbai Indians ഇനെ ഇഷ്ടപ്പെട്ടത്. പിന്നെ അദ്ദേഹം വിരമിച്ചതിനു ശേഷം എനിക്ക് പിന്നീട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള താരം രോഹിത് ശര്‍മ്മയായി. അദ്ദേഹവും Mumbai Indians ഇല്‍ കളിക്കുന്നതോട് കൂടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള team Mumbai Indians ആയി മാറി. ആഹ് അതേല്ലേ, ഏർ പിന്നീട് താങ്കള്‍ക്ക് cricket ഇനെ പറ്റി എന്തൊക്കെയാണ് സംസാരിക്കാന്‍ ഉള്ളത്? Cricket ഇനെ പറ്റി പിന്നീടു സംസാരിക്കാന്‍ ഉള്ളതെന്ന് പറഞ്ഞാല്‍ ഇപ്പോള്‍ നമ്മുടെ രാജ്യത്തിലെല്ലാം cricket ഒരു പാട് നേരിയ രീതിയില്‍ പടര്‍ന്നു കൊണ്ടിരിക്കുന്നുണ്ട്‌. ആഹ് നമ്മുടെ കേരളത്തില്‍ നിന്ന് തന്നെ നമ്മുടെ കേരളത്തില്‍ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയാണ് IPL ഇലെ ഒരു team ആയ Rajasthan Royals ഇനെ നയിക്കുന്നത്. അത് നമുക്കെല്ലാം കേരളത്തിലുള്ള എല്ലാവര്‍ക്കും വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം ഒരു മികച്ച player ആണ്. അദ്ദേഹം ഒരു IPLteam ഇനെ നയിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാന്‍ Mumbai Indians ഇന് ശേഷം പിന്നീടു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന team Rajasthan Royals ആണ്. അതിനു കാരണം നമ്മുടെ സഞ്ജു സാംസണ്‍ എന്ന മലയാളി

ആഹ് അതേല്ലേ, എനിക്ക് cricket ഇനെ കുറിച്ച് ഇത്രയുമധികം അറിവ് നല്‍കിയതിനു താങ്കള്‍ക്ക് ഒരു പാട് നന്ദി. ഇനി നമുക്ക് അടുത്ത വിഷയവുമായി ഏർ വീണ്ടും ഏർ സംസാരിക്കാവുന്നതാണ്. അത് വരേയ്ക്കും താങ്കള്‍ക്ക് നന്ദി, നമസ്കാരം. hello നമസ്‍കാരം ഞാനിവിടെ പറയാൻ പോകുന്നത് തുറന്നു വിട്ട തത്ത ഞങ്ങളുടെ കിഴക്കേ പുരയി ടത്തിലെ ഒരു കൊന്നത്തെങ്ങിൽ തത്ത കുടിയൊരുക്കിയ വിവരം പിള്ളാർ ആരോ ആണ് പറ വന്നു പറഞ്ഞു തത്ത കൂടു തത്തക്കൂട് കാണാൻ ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും കൂടി കൊന്നത്തെങ്ങിനെ ചുറ്റിപ്പറ്റി നടന്നു കൊ കൊന്ന തെങ്ങിൻ്റെ ഇടതു ഭാഗത്തൊരു തുള കണ്ടു

ത്തി കിടന്നു പിന്നെ ചുറ്റുപാടും ഒന്നു തിരിച്ചു നോക്കി ശൃങ്കം കിണറ്റിനുള്ളിലേക്ക് ഇറങ്ങി അപ്രത്യക്ഷമായി ആ കിണറ്റിനുള്ളിൽ തത്തകുഞ്ഞു കാണുന്നത് എല്ലാവരും ഉറപ്പിച്ചു കുറച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തള്ള തത്ത പുറത്തേക്ക് പറക്കുകയും ചെയ്തു ഒരു തെങ്ങു കയറ്റക്കാരൻ കൊന്ന തെങ്ങിൽ കേറി തത്തക്കൂട്ടിൽ കയ്യിട്ടപ്പോൾ ഒരു തത്തക്കുഞ്ഞു അതിലിരിക്കുന്നു ഞാൻ ഒരു ഇരുമ്പ് കൂടു വാങ്ങി തത്തക്കുഞ്ഞിനെ അതിലിട്ട് പഴവും ചോറും വെള്ളവുമെല്ലാം കൊടുത്തു പഴം കൊത്തി തിന്ന് തത്ത കൂട്ടിൽ ചാടിച്ചാടി നടന്നു കൂട്ടിൽ കിടന്ന തത്തകുഞ്ഞ് ചിറകടിച്ചു ബഹളം വച്ചു ഞാൻ കൊച്ചു തിണ്ണയിൽ പതുങ്ങി നിന്ന് കഴുത്തിൽ ചുവന്ന വരയുള്ള ഒരു തത്ത ഇരുത്തിലിൻ്റെ മുകളിലിരുന്ന് ചുറ്റും നോക്കി ഉറക്കെ കരഞ്ഞു കൂട് കൂടിൻ്റെ മുകളിലിരുന്ന് ഒരു തത്ത ഒരു തത്ത കൂടിൻ്റെ കമ്പി വിടവുകൾക്കിടയിലൂടെ ചുണ്ടു കയറ്റി കുഞ്ഞിൻ്റെ വായിലേക്ക് എന്തോ തിരുകി എന്നിട്ടവ ഒന്നിച്ചു കരഞ്ഞു കൊണ്ട് പറന്ന് പറന്നു വന്ന് തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തീറ്റയും കൊണ്ട് വന്നതാണെന്ന് അമ്മ എന്നോട് പറഞ്ഞു നീ അതിനെ അങ് തുറന്നു വിട്ടേര് അമ്മ ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് തത്തക്കുഞ്ഞിനെ തുറന്നു വിടാൻ മനസ്സ് വന്നില്ല എനിക്ക് തത്തക്കുഞ്ഞിനെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് മനുഷ്യരെപ്പോലെ സംസാരിപ്പിക്കാൻ മോഹമായിരുന്നു ഞാൻ school ൽ നിന്ന് വരുന്ന വഴി ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പനയോല വാങ്ങിക്കൊണ്ടു വന്നു എന്നിട്ടത് തത്തക്കൂട്ടിൽ ഇട്ടു കൊടുത്തു പനയോല കടിച്ചു കടിച്ച് തത്തയുടെ നാക്കിൻ്റെ കനം കുറയുമ്പോൾ തത്ത നമ്മെപ്പോലെ സംസാരിക്കുമത്രേ കുറച്ചുകാലം ഒരു വീട്ടിൽ സംസാരിക്കുന്ന ഒരു തത്തയുണ്ടെന്ന് റഷീദ് അണ്ണനാണ് എനിക്ക് പറഞ്ഞു തന്നത് അന്ന് അന്ന്തോടെ ഞാ ഞങ്ങളുടെ തത്തയെ കൊണ്ടും സംസാരിപ്പിക്കണമെന്ന് എനിക്ക് വലിയ കൊതിയായിരുന്നു ഞാൻ ഓരോരോ കാര്യങ്ങൾ തത്ത കൂടിനരികിൽ ചെന്നിരുന്നു അതിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ തത്ത ഒന്നും ഉരിയാടിയില്ല പരുക്കൻ ശബ്ദത്തിലും കീയോം കിയോ എന്ന് കരയുക മാത്രം ചെയ്തു കൂടെക്കൂടെ തത്ത കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂടിന് മുകളിൽ പറന്നിറങ്ങി തീറ്റ കൊടുത്തു പോന്നു ഒരു ദിവസം school ൽ നിന്നു വന്നപ്പോൾ തത്ത കുഞ്ഞിനെ കൂട്ടിൽ കണ്ടില്ല കൂട് തുറന്നു കിടക്കുന്നു കൂട് കുത്തി തുറന്ന് അച്ഛനും അമ്മയും തത്ത കുഞ്ഞിനെ കൊണ്ടുപോയി കൊള്ളും പോയി പോയി പോയിക്കോളും എന്ന് വന്ന് പൊയ്‌ക്കോളുമെന്ന് അമ്മ പറഞ്ഞു എനിക്ക് എന്തോ കേട്ട് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ നിന്നു ചിണുങ്ങി അമ്മ അത് ശ്രദ്ധിക്കാതെ അടുക്കളയിലേക്ക് പോയി തത്തയില്ലാതെ തത്തക്കൂട് എടുത്തിലിൻ്റെ ഉതിരത്തിൽ കിടന്നാടി ഞാൻ അങ്ങനെ വിഷമിച്ചു വിഷമിച്ചു കുറെ കരഞ്ഞു പിന്നെ അമ്മ പറഞ്ഞു മോനെ നീ കരയേണ്ട നമ്മൾ നമുക്ക് വേറെ തത്ത കുഞ്ഞിനെ വാങ്ങാം പക്ഷേ എന്തോ എനിക്ക് ഈ തത്തയോട് വളരെയധികം സ്നേഹമുണ്ടായി ഞാൻ അങ്ങനെ ഭക്ഷണം ഒന്നും കഴിക്കാതെ ഞാൻ തത്ത കുഞ്ഞിനെ ഓർത്ത് കരഞ്ഞു കരഞ്ഞ് കിടന്നുറങ്ങി അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അരികത്ത് വന്നു മോനെ എണീക്ക് ഭക്ഷണം വല്ലതും കഴിക്ക് നമുക്ക് ആ തത്തക്കുഞ്ഞിനെ

ഞാനും എൻ്റെ അമ്മയും ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ഒരു അമ്മയും തത്ത അമ്മയും ത തത്ത കുഞ്ഞിനെയും കണ്ടു ഞാൻ അപ്പോൾ ഓർത്തു എൻ്റെ തത്ത കുഞ്ഞാവും എന്ന് എന്നിട്ട് ഞാൻ അവരുടെ അടുത്തേക്ക് പോയി അവർ എന്നെ കണ്ടതും പറന്നുപോയി ഞാനവരെ എങ്ങോട്ടാണ് പോകുന്നത് അതുവഴി പോയി എൻ്റെ അമ്മ അപ്പോൾ കടയിലേക്ക് കയറിയിരിക്കുകയാണ് ഞാൻ അമ്മയെ കാണാതെയാണ് ഈ തത്ത കുഞ്ഞിൻ്റെ അടുത്ത് എത്തിയത് ഞാനവരെ തത്ത കുഞ്ഞും അമ്മയും പോകുന്നിടത്തേക്ക് പോയി പോയി പോയി അവർ ഒരു കാട്ടിലാണ് കാട്ടിലേക്കാണ് പോയത് ഞാനും അവിടെയെത്തി അവർ ഒരു മരപ്പൊത്തിൽ കൂടുകൂട്ടിയിരുന്നു അവർ അതിൽ ജീവി അതിലേക്ക് കയറി ഞാൻ മരത്തിൽ പൊത്തി പൊത്തിപ്പിടിച്ച് കയറി അതിലേക്ക് നോക്കി അപ്പോൾ ഞാൻ എൻ്റെ തത്ത കുഞ്ഞാണത് എനിക്ക് അതിനെ പിടിക്കണം എന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ മരത്തിൻ്റെ ചുവട്ടിൽ പതുങ്ങിയിരുന്നു തത്ത കുഞ്ഞിൻ്റെ അമ്മ പോകു പോകുന്നത് വരെ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തത്ത കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിന് തീറ്റക്കായി പുറത്തേക്ക് പോയി

കയറി കയറിയപ്പോൾ എൻ്റെ അമ്മ മോനെ മോനെ എന്ന് വിളിച്ചു വരുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ അമ്മ വന്നതും മരത്തിൽ നിന്ന് താഴേക്ക് ചാടി മരത്തിൻ്റെ തണലിൽ ഒളിച്ചിരുന്നു അമ്മയെന്നെ കാണാതെ കരയുകയായിരുന്നു മോനെ നീ എവിടെ മോനെ നീ എവിടെ എന്ന് പറഞ്ഞ് അമ്മ അലറി അലറി വിളിക്കുന്നുണ്ടായിരുന്നു

ഞാൻ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മ അങ്ങ് ദൂരേക്ക് പോയപ്പോൾ ഞാൻ പിന്നെയും മരക്കൊമ്പിൽ മര മരത്തിലേക്ക് പൊത്തിപ്പിടിച്ച് കയറി എന്നിട്ട് തത്ത കുഞ്ഞിനെ എടുത്തു ക എടുക്കുന്നതോടെ തത്ത കുഞ്ഞിൻ്റെ അമ്മ വന്നു അമ്മ വന്ന് എൻ്റെ കൈയിലേക്ക് ഒറ്റ ആഞ്ഞൊരു കൊത്ത് എനിക്ക് വേദന സഹിക്കാനാവാതെ ഞാൻ മരത്തിൽ നിന്നും താഴേക്ക് വീണു അപ്പോൾ ഞാൻ എനിക്ക് വേദനിച്ചിട്ട് ഞാൻ കരഞ്ഞു എൻ്റെ അമ്മ ഓടി വന്ന് പറഞ്ഞു എൻ എന്താ മോനെ നീ ചെയ്തത് എന്തിനാ മോനെ നീ മരക്കൊമ്പിലേക്ക് കയറിയത് ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ തത്ത കുഞ്ഞ് ഈ മരപൊത്തിലുണ്ട് ഞാൻ അതിനെ കണ്ടപ്പോൾ അതിൻ്റെ കൂടെ വന്നതാണ് അമ്മ പറഞ്ഞു വേണ്ട മോനെ അതിൻ്റെ അമ്മയെ അമ്മക്ക് ആ കുഞ്ഞിനെ കാണാഞ്ഞിട്ട് എത്ര സങ്കടം ഉണ്ടായിരുന്നു എന്നിട്ട് അല്ലെ ആ കുഞ്ഞിനെ അവനെ അതിൻ്റെ അമ്മ കൊണ്ടുപോയത് ഞാനിപ്പോൾ നിന്നെ കാണാഞ്ഞിട്ട് എത്ര എത്ര സങ്കടപ്പെട്ടു അതുപോലെ തന്നെയല്ലേ ആ കുഞ്ഞിൻ്റെ അമ്മയും എന്തിനാ മോനെ നീ ആ തത്ത കുഞ്ഞിനെ എടുക്കാൻ പോകുന്നത് ആ മോൻ ആഹ് അഹ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തത്ത കുഞ്ഞിനെ വേണം അമ്മ കുറേ എന്നെ തല്ലി വഴക്ക് പറയു ഒക്കെ ചെയ്തു ആ തത്ത കുഞ്ഞിനെ ആ തത്ത കുഞ്ഞിൻ്റെ അമ്മ കൊണ്ടുപോയി അവിടുന്ന് പാറിപ്പോയി എൻ്റെ അമ്മ പറഞ്ഞു മോനെ നീ കണ്ടോ ആ അമ്മ കുഞ്ഞിനെയും കൊണ്ട് പോയി അതുപോലെ തന്നെയല്ലേ ഞാൻ നിന്നെയും നോക്കുന്നത് നീ നീ എന്തിനാ മോനെ ആ കുഞ്ഞിനെ എടുക്കുന്നത് എനിക്കപ്പോൾ മനസ്സിൽ തോന്നി എൻ്റെ അമ്മയും എന്നെ ഇതുപോലെ തന്നെയല്ലേ നോക്കുന്നത് അതുപോലെയല്ലേ ആ തത്ത കുഞ്ഞിൻ്റെ അമ്മയും അതിനെ നോക്കുന്നത് ഇനി ഞാനിനി ആ തത്തക്കുഞ്ഞിനെ അന്വേഷിച്ചു വരില്ല അവർ രണ്ടുപേരും സുഖമായി ജീവിക്കട്ടെ ഞാനും എൻ്റെ അമ്മയും വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി വീട്ടിലേക്ക് എത്തി എനിക്ക് എൻ്റെ മനസ്സിൽ വല്ലാതെ വിഷമമായി ഞാൻ ആ തത്ത കുഞ്ഞിനെ എത്ര വേദനിപ്പിച്ചു അമ്മയെയും ഞാൻ ഇനി നല്ല കുട്ടിയായി വളരും നന്ദി നമസ്കാരം ഞാൻ നിർത്തുന്നു നമസ്ക്കാരം വായനയുടെ മഹാത്മ്യം എന്ന വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാനുദ്ദേശിക്കുന്നത് വായന ഏറ്റോം മഹത്തരമായ അമൂല്യ ഗുണ ഗുണ വിശേഷങ്ങളുമാണ് നല്ല ഗ്രമ്പ്ഥങ്ങളും നീതി വിഷയങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങളും നിരന്തരം വായിക്കുകയും വിശദമായി പഠിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഇന്നത്തെ ലോകത്ത് വിജയിക്കാൻ കഴിയുകയുള്ളു സമഗ്ര വ്യെക്തിത്വമുള്ള പൂർണ മനുഷ്യനെ വാർത്തെടുക്കുന്നതിൽ വായനക്കുള്ള പങ്ക് വളരെ നിർണായകമാണ് രാഷ്ട്രത്തിനും ഉപകാരപ്രദമായ സ്വഭാവമഹിമയും കാര്യശേഷിയും ഉള്ള വിദ്യ വിദ്യാർത്ഥികളെയും അത് വഴി ഉത്തമരായ രാഷ്ട്രീയ നേതാക്കളെയും രൂപപ്പെടുത്തുന്നതിൽ വായനക്ക് പ്രധമ പ് സ്ഥാനമാണുള്ളത് സന്തുഷ്ട്ടവും സമഗ്രവുമായ വായനയിലൂടെ വളർന്നു വികസിക്കുന്ന വ്യക്തികൾക്ക് ശാശ്വതമായ ജീവിതവിജയം നേടുവാനും വിലപ്പെട്ട സംഭാവനകൾ നൽകുവാനും സാധിക്കുകയുള്ളു വിശാലമായ സാധ്യതകളുടെയും വളർച്ചയുടെയും വികാസത്തിന്റെയും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

ആശയങ്ങളും ചിന്തകളും അമൂല്യമായ അറിവിന്റെ വിശാല ലോകത്തേക്ക് നയിക്കുവാൻ നമ്മെ ഏറെ സഹായിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ നേരിൽ കണ്ടിട്ടുള്ളവരും കാണാത്തവരും ഇപ്പോൾ ജീവിക്കുന്നവരും

അവർ സ്വന്തം ജീവിതത്തിൽ പ്രയോ വ്‌ വൽക്കരിച്ച ആശയ ശേഖരങ്ങളിൽ നിന്ന് നമുക്കുപയോഗമുള്ളവ വേണ്ടുവോളം സ്വീകരിക്കാവുന്നതാണ് ആവശ്യമില്ലാത്തത് വേണ്ടാന്ന് വെക്കാനും നമുക്ക് പറ്റും ഗുണകരമായ വായനയിലൂടെ മാത്രം സാധിക്കുന്ന കാര്യമാണിത് വായനയുടെ സ്വാതീനം ഒര് വ്യക്തിയുടെ ശരീരം മനസ്സ ബുദ്ധ ആത്‌മാവ്‌ തുടങ്ങി സർവ്വ മേഖലകളെയും വായന തീവ്രമായി സ്വാതീനിക്കുന്നുണ്ട് ഫലപ്രദമായ വായനയുടെ നിമിഷങ്ങൾ നമ്മുടെ ശരീരത്തിൻറെയും മനസ്സിൻറെയും ബുദ്ധിയുടെയും ഗുണനിലവാരം വാര ശേഷിയും ഗണ്യമായി ഉയർത്തുന്നു നന്നും കർമ്മ ധീരരായ വ്യെക്തികളും മാർന്ന വിഞ്യാനം ധാർമ്മിക ശക്തി ആത്മബോധം തുടങ്ങിയ നല്ല ഗുണങ്ങളുടെ നിറങ്ങുട നിറകുടങ്ങളുമാക്കി മാറ്റുകയും ചെയ്യുന്നു ഓരോ വ്യെക്തിയുടെയും ചിന്ത മണ്ഡലം സംസ്ക്കാരം ജീവിതരീതി ജീവിതവീക്ഷണം സാമൂഹിക ആചാരങ്ങൾ

അദ്ധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഭൂരിഭാഗം ആളുകളും നമുക്ക് എല്ലാമറിയാം ഇനി യാതൊന്നും അറിയാനായില്ല എന്ന ഭാവത്തോടെ കഴിയുന്നവരാണ് ഈ കൂട്ടർ അവരുടെ പരിമിതികൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ്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 നാമൊരു പുതിയ വ്യക്തിയായി തീരുന്നു അതോടൊപ്പം മികച്ച വ്യക്തിത്വത്തിൻറെ ഉടമകളായിത്തീരുവാനും നമുക്ക് കഴിയും വിദ്യാർഥികളോടുള്ള വായനയെകുറിച്ച് നമ്മൾ പറയാണെങ്കില്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 വിശ പരന്ന വിശാലമായ വായന ഓരോ വിദ്യാർത്ഥിനി ഉപേക്ഷിക്കാൻ കഴിയാ കഴിയാത്ത കാര്യമാണ് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിൽ അനുദിനം ശയിച്ചുവരുന്നതും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 പുതിയ ആശയങ്ങളും ഒരുപാട് ആദർശങ്ങളും നമുക്ക് സ്വന്തമാക്കാൻ കഴിയുകയുള്ളു അഹ് നല്ല ഗ്രന്ദങ്ങളും ചെറുപ്പം മുതലേ വായിച്ചുവളരുന്ന വിദ്യാർഥികൾ ഏത് ജീ ജീവിത മണ്ഡപത്തിൽ പ്രവേശിച്ചാലും ഉയർന്ന നേട്ടങ്ങൾ ജീവിത വിജയം കൈവരിക്കാൻ കൈവരിക്കുവാൻ സാധിക്കും നിലവാരമുള്ള വായനയിലൂടെ മാത്രമേ വിദ്യാർത്ഥികൾക്ക് വളർച്ചയുടെയും വികാസത്തിൻറെയും ഉന്നത പടവുകൾ ചവിട്ടിക്കേറി നാം ഉദ്ദേശിച്ച ജീവിത ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളു ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ വിശാലമായ മേഖലകൾ മറികടക്കണമെങ്കിൽ നിരന്തര പഠനവും

ജീവിതത്തിൽ കാര്യമായിട്ടൊന്നും നേടാനാവില്ല നാൽപ്പത് വിദ്യാർത്ഥികളുടെയും വ്യെക്തികളുടെയും മനസ്സും ബുദ്ധിയും മുരടിച്ച് ഓ ഒന്നിനും കൊള്ളാത്ത പാഴ് മരങ്ങളെപോലെയായിത്തീരും വിദ്യാർത്ഥിയുടെ ഉയർച്ചക്കും ഭാവി വളർച്ചക്കും ഏറ്റോം ഉപകാരപ്രദമായ ഗ്രന്ദങ്ങളും മാസികയും മറ്റുമാണ് പ്രധാനമായും വഹിക്കേണ്ടത് വിദ്യാർത്ഥികളിൽ വായനാ ശീലം കുറഞ്ഞിട്ടുള്ളയിൻറെ പിന്നിൽ പല കാരണങ്ങൾ ഉണ്ട് ദൃശ്യമാധ്യമങ്ങളുടെ ആദിത്യം അതിൽ ഒന്നുമാത്രമാണ് പരീക്ഷയും അതുപോലെ ജോലിയും മാത്രം ലഷ്യം വെച്ചുള്ള വായനയാണ് ഇന്ന് വിദ്യാർത്ഥികളിൽ കൂടുതലായും കാണുന്നത് അതിനാൽ ഗൗരവമേറിയ വായന ഇപ്പോഴും നടക്കുന്നില്ല എന്നാണ് വായനാ എന്നൊരു കേവലം പരീഷയിൽ ഉന്നതവിജയം നേടാൻ നേടി ജോലി ലഭിക്കുവാനോ നേരംപോക്കിനോ ഉള്ളൊരു മാർഗം മാർഗ്ഗമല്ല ഇത് ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന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 ഒരു നല്ല അദ്ധ്യാപകൻ അദ്ധ്യാപിക പഠിപ്പിക്കുന്ന വിഷയത്തിന് പുറമെ ധാരാളം കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് കാരണം അദ്ധ്യാപകൻ എന്നത് മറ്റു ജോലികളെപ്പോലെ വെറുമൊരു ജോലിയല്ല ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തെയും വ്യെക്തിത്വത്തെയും രൂപപ്പെടുത്തുന്ന ഒരു കുഷ്ട്ടമായ ദൗത്യമാണ് തികഞ്ഞ ഉത്തരവാദിത്വം ആത്മാർത്ഥത കർത്തവ്യബോധം സത്യസന്ധത തുടങ്ങിയ നല്ല ഗുണങ്ങളായിരിക്കണം അദ്ധ്യാപകരുടെ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 വിദ്യാർത്ഥികൾക്ക് വേണ്ടത് അളവും കറുപ്പുമില്ല വായനയാണ് കുണപ്രദമായ വായനയുടെ പ്രാധാന്യവും പ്രസക്തിയും സ്വതീന ശക്തിയും അധ്യാപകനും രക്ഷിതാക്കളും വിദ്യാർത്ഥികളെ വ്യെക്തമായി ബോധ്യപ്പെടുത്തണം എങ്കിൽ മാത്രമേ നല്ല ഗ്രന്ദങ്ങളോടും വായനയോടും അറിവിനോടും ഉള്ള അവരുടെ സമീപനത്തിൽ ഗുണകരമായ മാറ്റം വരുകയുള്ളു നമ്മെ പടിയടച്ച് വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നല്ലൊരു വിദ്യാർത്ഥി സമൂഹത്തെയും ഉത്തമരായ പൗരന്മാരെയും വാർത്തെടുക്കുവാൻ സാധിക്കും ഇന്ന് മിക്കവാറും വീടുകളിൾ ഭൗതിക സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വിലപിടിച്ച എത്രയോ സാധനങ്ങളാണ് നാം വാങ്ങിക്കൂട്ടുന്നത് ഈ സുഖ സൗകര്യമുങ്ങളെല്ലാം തന്നെ മിക്കവരെയും അലസ്സരും ദുർഗുണങ്ങളുടെ അടിമകളുംമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് Status ന് വേണ്ടി സ്വന്തം കൈയിൽ പണം ഇല്ലെങ്കിൽ പോലും പണം വായ്പ്പയെടുത്ത് കാര്യം നടത്തുന്ന എത്രയോ പേരാണ് നമ്മുടെ ചുറ്റിലുമുള്ളത് എന്നാൽ മനസ്സിൻറെയും ചിന്തയുടെയും വ്യെക്തിയുടെയും ഗുണനിലവാരമുയർത്തുന്ന ഏറ്റോം മാണ് നല്ല പുസ്തകങ്ങൾ കൊച്ചുകുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും വാങ്ങിക്കൊടുക്കുവാനും മിക്കവരും നസ്യം കാണിക്കുന്നു എന്നത് തികച്ചും ഒര് അപകടകരമായ സൂചനയാണ് അത് നിങ്ങൾക്ക് മാത്രമല്ല ഭാവി തലമുറയെ നിലനില്പിനെയും അസന്തുലിതാ വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കും കോട്ടം തട്ടാതെ ഈ പ്രവണത മാറ്റേണ്ടത് വ്യക്തികൾക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും വളർച്ചയുടെയും ഉയർച്ചയുടെയും ഘടക ഉള്ളു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 ബുദ്ധിപരമായി ഉപയോഗിച്ചു എന്നതാണ് വാസ്തവം നമ്മള് ഈ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത അറിവുകളും കണക്കുകളും ശേഖരിച്ച് കോ വെച്ച് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന പ്രചാരണങ്ങൾ മാത്രമാണ് സർവ്വത്മകമായ നിരവധി കവിതകളുടെ കേന്ദ്രമാണ് നിങ്ങളുടെ മനസ്സ് ബുദ്ധി മസ്തിഷ്‌കം അവയുടെ അപാരമായ സാദ്ധ്യതകൾ

മാധ്യമങ്ങൾ പെടാതെ അവയെ തികഞ്ഞും വിവേചനത്തോടുകൂടി ആവശ്യത്തിനു മാത്രം ഉപയോഗപ്പെടുത്താൻ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം വിദ്യാർത്ഥികൾക്ക് അധ്യാപകരെയും മറ്റും ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ

ഞാൻ സ്വിഗ്ഗിടെ ഒരു delivery agent ആണ് ഞാൻ ഒരു order ഇവിടുത്തെ restaurant ന്ന് എടുത്തായിരുന്നു. restaurant ന്ന് order എടുത്തിട്ട് ഞാൻ

ഞാൻ അപ്പം ഇവിട വഴിയിൽ നിക്കുവാണ് order ഉവായിട്ട്. referralIDone eight പൂജ്യം ഏഴെ പൂജ്യം എട്ടേ ഏഴെ.

wait എയ്യാം wait എയ്യാം wait എയ്യാം. wait എയ്യുമ്പഴത്തേക്കും വേറെ delivery partner എ ഇപ്പം അവിടുന്ന് direct support ഈന്നന്നെ ക~ authorize ചെയ്യും അല്ലേ? connect ചെയ്യും. connect ചെയ്തിട്ട്, എൻ്റെ ഈ delivery അവര് തന്നെ correct location ല് ചെയ്യും.

അപ്പം എങ്ങനെയാണ് അപ്പം എൻ്റെ charge ൻറെ കാര്യയൊക്കെ എങ്ങനെയാണ്? എനിക്ക് എന്റെ salary യുടെ കാര്യം, ഈ order ഇല്

കിട്ടും okay അപ്പം കൊഴപ്പോയില്ല. അപ്പം മറ്റെ delivery partner ന് അപ്പം എങ്ങനെയായിരിക്കും?

വിളിച്ചോളും എന്നെ direct വിളിച്ചോളും അഹ് എന്നിട്ട് അത് assign ആയിക്കോളും.

okay അ~ അതെ ഞാൻ ഇപ്പം ഇവിട മേവറം കഴിഞ്ഞിട്ട് junction കഴിഞ്ഞിട്ട് അഹ് bus stand ന്റടുത്തായി നിപ്പുണ്ട്. അവിടെ ഒരു puncture കടയുണ്ട്. ആ അവിടത്തന്നൊണ്ട്.

ഇലില്ലിലില്ല okay hello okay connect ആയിട്ടുണ്ട്. സംസാരിച്ചിട്ടുണ്ട്, വെരും ഇപ്പ വരുമെന്ന് പറഞ്ഞു. പത്തു minute എടുക്കത്തില്ല എന്ന് പറഞ്ഞു.

ആഹ് ഈ bike issue നമ്മക്കിപ്പം എത്രവട്ടം ചെയ്യാൻ പറ്റും?

okay okay യാണ് okay യാണ്.

ആഹ് അഹ് ഉണ്ട്, എനിക്ക് ശെരിക്കും കഴിഞ്ഞാഴ്ചത്തെ payment വന്നിട്ടില്ല. എനിക്ക് കിട്ടിയതെല്ലാം മിക്കതും ഇപ്പൊ കൊറോണയൊക്കെ ആയോണ്ട്‌ direct payment ആയിരുന്നു. Direct restaurant ഇൽ തന്നെ customers pay ചെയ്യുവാണ്. എനിക്കിപ്പം ഇപ്പം ഇന്നിപ്പും ദാണ്ടെ വ്യാഴാഴ്ചയായി എനിക്ക് ഇതുവര കഴിഞ്ഞായ്ഴ്ചത്തെ payment കിട്ടീട്ടില്ല ഇതുവര

Date അതായത് കഴിഞ്ഞാഴ്ച, എഴാംതീയ് തിങ്കളാഴ്ച. ഞാറാഴ്ചത്തെ കഴിഞ്ഞും ആറാംതീയ് വരെ pay ചെയ്തു, ഇപ്പം ഒരു പത്തു ദിവസം, അതായത് എഴാംതീയ് കഴിഞ്ഞിട്ട് ഇപ്പം പത്താംതീയ് വരെ കിട്ടീട്ടില്ല.

വരുന്നത്. ഇന്നിപ്പം വ്യ~ വ്യാഴാഴ്ചയായി, അപ്പോ അതെന്തേലും ചെയ്യാൻ പറ്റുവോ?

കൊറച്ചൂടി ഒന്ന് വ്യക്തമായിട്ടു, കൊറച്ചൂടി ഒന്ന് വ്യക്തമായിട്ട് പറയാമോ, കൊറച്ചൂടി ഒന്ന് ആഹ് ഇപ്പൊ കേക്കാം കേക്കാം clear ആയി

okay ഞാൻ ഇപ്പം delivery തൊടങ്ങിയിട്ട് ഇപ്പൊ ഒരു രണ്ടാഴ്ച ആവുന്നേയുള്ളു, അപ്പൊ എനിക്ക് കൊറച്ചൂടി ഒരു clarification കിട്ടാനുണ്ട്, കാര്യം, കേറിയ സമയത്ത് instructions ഒക്കെ എനിക്ക് basic ആയിട്ടുള്ളത് ഒണ്ടെങ്കിലും എനിക്ക് കൊറച്ചു ideas കൊറച്ച് കൂടി ഒന്ന് കിട്ടാനുണ്ടായിരുന്നു. അതായത് നിങ്ങടെ policy ഉം കാര്യങ്ങളും ഒക്കെ. അപ്പം അതിനെപ്പറ്റി എനിക്കൊന്നു പറഞ്ഞു തരാൻ ഒന്ന് basic ആയിട്ടുള്ള കാര്യങ്ങളൊന്നു just ഒന്ന് പറഞ്ഞു തരാവോ?

ഒരുമാതിരി ആഹ് delivery partner നടുത്ത് സംസാരിച്ചു, ഒരുമാതിരി behave ചെയ്തു, അയാളെ അവിടെ പിടിച്ചിരുത്തി, അരമണിക്കൂറ് ഇരുത്തി. അപ്പം അപ്പം അപ്പം ഈ delivery partner തെറ്റൊന്നും ചെയ്യുന്നില്ല, അപ്പം hotel കാരാണ് അരമണിക്കൂറോളം അവിടെ പിടിച്ചിരുത്തുന്നു. അപ്പോ അവർക്ക് ഓടാനുള്ള സമയം പോവു അല്ലേ? ഇപ്പൊ നമ്മളെ പോലുള്ളവര് ഇപ്പോ എറങ്ങുന്നത് സമയം ഒക്കെ വെച്ചിട്ടാണ് അപ്പൊ നമ്മക്ക് സമയത്ത് delivery കിട്ടിയില്ല, അല്ലെങ്കിൽ സമയത്ത് delivery ഓടി തീർക്കാൻ പറ്റീലന്നുണ്ടെങ്കിൽ നമ്മള് ഇറങ്ങുന്നത്‌ തന്നെ waste ആയില്ലേ അപ്പോ അങ്ങനെ ഒരു നടപടി hotel ഉകാര് കാണിച്ചുകഴിഞ്ഞാൽ നമ്മക്കെങ്ങനെയാണ് benefit ആവുന്നത്?

അപ്പ ഈ, ഇല്ല, എനിക്ക് ഇ~ നമ്മളെ ഈ അരമണിക്കൂറോളം നമ്മളെ ഇപ്പൊ ഒരു hotel ല് പിടിച്ചിരുത്തി നമ്മളൊരു order എടുത്തിട്ട് അവരവിടെ customers ന് സ്വിഗ്ഗി കൊടുക്കാതെ അവര്ട അവിടെ ഇരിക്കുന്ന customers ന് കൊടുത്തു, എന്റെ അരമണിക്കൂർ ഞാൻ hotel ല് order pick എയ്യാൻവേണ്ടി അരമണിക്കൂർ ഇരുന്നു. അങ്ങനൊന്നു സംഭവിച്ചുകഴിഞ്ഞാൽ അപ്പൊ എനിക്കെന്താണ് ചെയ്യാൻ പറ്റുന്ന?